Eclipseന്റെ പ്രാരംഭ സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഒരു പ്രൊജക്ട് സൃഷ്ടിക്കുകയും Eclipseൽ ഒരു ക്ലാസ് ചേർക്കുകയും ചെയ്യുന്നത് ജാവ പ്രോഗ്രാം എഴുതുന്നത് ജാവ പ്രോഗ്രാം Eclipseൽ റൺ ചെയ്യുന്നത് ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 എക്ലിപ്സ് 37 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി നിങ്ങൾ എക്ലിപ്സ് സിസ്റ്റത്തിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം
ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
എക്ലിപ്സ് ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്പ്മെന്റ് എൻവൈറൻമെന്റ് ആണ്
ഈ ടൂൾ ഉപയോഗിച്ച് ജാവ പ്രോഗ്രാമുകൾ എഴുതുവാനും ഡെബഗ് ചെയ്യുവാനും റൺ ചെയ്യുവാനും കഴിയുന്നു
ഇപ്പോൾ എക്ലിപ്സ് തുറക്കാം
Alt ഫ്2 പ്രസ് ചെയ്ത് ഡയലോഗ് ബോക്സിനുള്ളിൽ എക്ലിപ്സ് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
വർക്ക്സ്പേസ് ലോഞ്ചർ ഡയലോഗ് ബോക്സ് കാണുന്നു
വർക്ക്സ്പേസ് നിങ്ങളുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഡേറ്റയും eclipseമായി ബന്ധപ്പെട്ട ഫയലുകളും സൂക്ഷിക്കുന്ന ലൊക്കേഷനാണ്
ഒരു ഡിഫാൾട്ട് ലൊക്കേഷൻ ഉണ്ടായിരിക്കും
ബ്രൌസ് ഉപയോഗിച്ച് മറ്റൊരു ഡയറക്ടറി തിരഞ്ഞെടുക്കാവുന്നതാണ്
ഇപ്പോൾ നമുക്ക് ഡിഫാൾട്ട് directoryൽ തുടരാം ഒക് കൊടുക്കുക
വെൽക്കം ടോ എക്ലിപ്സ് പേജ് കാണുന്നു
Pageന്റെ മുകളിൽ വലത് കോണിൽ കാണുന്ന വർക്ക്ബെഞ്ച് ക്ലിക്ക് ചെയ്യുക
ഇതാണ് എക്ലിപ്സ് ഇടെ
ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങാം
Fileൽ നിന്ന് ന്യൂ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന പട്ടികയിൽ നിന്നും ജാവ പ്രൊജക്ട് തിരഞ്ഞെടുക്കുക
നമ്മുടെ മിക്ക്യ ട്യൂട്ടോറിയലുകളിലും ജാവ പ്രൊജക്ട് ആയിരിക്കും ഉപയോഗിക്കുന്നത്
നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക
പ്രൊജക്റ്റിന്റെ പേര് എക്ലിപ്സെഡെമോ എന്ന് ടൈപ്പ് ചെയ്യുക
യുഎസ്ഇ ഡിഫോൾട്ട് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുക
ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ എല്ലാ എക്ലിപ്സെഡെമോ പ്രൊജക്റ്റ് ഡേറ്റകളും ഡിഫോൾട്ട് workspaceൽ സ്റ്റോർ ചെയ്യുന്നു
ഇത് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ബ്രൌസ് ഉപയോഗിച്ച് മറ്റൊരു ലോക്കേഷൻ തിരഞ്ഞെടുക്കാം
നമ്മൾ ഡിഫോൾട്ട് ലൊക്കേഷൻ ഉപയോഗിക്കുന്നു
ഈ Wizardന് താഴെ വലത് കോണിലുള്ള ഫിനിഷ് ക്ലിക്ക് ചെയ്യുക ഓപ്പൻ അസോസിയേറ്റഡ് പെർസ്പെക്ടീവ് ഡയലോഗ് ബോക്സ് കാണുന്നു പെർസ്പെക്ടീവ് എക്ലിപ്സ് ലെ ഐറ്റംസ് ക്രമീകരിക്കുന്ന രീതിയെ സൂചിപ്പിക്കുന്നു
ജാവ ഡെവലപ്പ്മെന്റിന് യോജിച്ച ഒരു പെർസ്പെക്ടീവ് ഡയലോഗ് ബോക്സ് നിർദ്ദേശിക്കുന്നു
റിമെംബർ മൈ ഡിസിഷൻ തിരഞ്ഞെടുത്ത് യെസ് കൊടുക്കുക
ഒരു പ്രൊജക്റ്റോടുകൂടി എക്ലിപ്സൈഡ് കാണുന്നു
ഇപ്പോൾ ഈ പ്രൊജക്റ്റിലേക്ക് ഒരു classചേർക്കാം
പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്നിട്ട് ക്ലാസ് തിരഞ്ഞെടുക്കുക
classന്റെ പേര് ഡെമോക്ലാസ് എന്ന് നൽകുക
ശ്രദ്ധിക്കുക modifiersൽ പബ്ലിക്ക് ഡിഫോൾട്ട് എന്നീ രണ്ട് ഓപ്ഷനുകൾ ഉണ്ട്
ഇപ്പോൾ പബ്ലിക്ക് തന്നെ നൽകാം
തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ മറ്റ് ഓപ്ഷനുകൾ പരിശോധിക്കാം
മെത്തോട് stubsന്റെ പട്ടികയിൽ നിന്ന് പബ്ലിക്ക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക
മറ്റ് ഓപ്ഷനുകൾ തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പരിശോധിക്കാം
Wizardന് താഴെ വലത് കോണിലുള്ള ഫിനിഷ് ക്ലിക്ക് ചെയ്യുക
ഇവിടെ ക്ലാസ് ഫയൽ കാണുന്നു
ശ്രദ്ധിക്കുക ഇവിടെ കാണുന്ന വിവിധ ഭാഗങ്ങളെ പോർട്ട്ലെറ്റ്സ് എന്ന് വിളിക്കുന്നു
ഇതാണ് പാക്കേജ് എക്സ്പ്ലോറർ പോർട്ട്ലെറ്റ് ഇത് ഒരു ഫൈൽ Browserനെ പോലെ പ്രവർത്തിക്കുന്നു
നമ്മൾ കോഡ് എഴുതുന്ന എഡിറ്റർ പോർട്ട്ലെറ്റ് ഇതാണ്
ഇത് ഔട്ട്ലൈൻ പോർട്ട്ലെറ്റ്
ഇവിടെ പ്രൊജക്റ്റിന്റെ ഹയറാർക്കി കാണിക്കുന്നു
ഓരോ portletന്റേയും വലുപ്പം വ്യത്യാസപ്പെടുത്തുവാൻ കഴിയുന്നു

മിനിമൈസ് ബട്ടൺ ഉപയോഗിച്ച് അവ മിനിമൈസ് ചെയ്യുന്നു

റെസ്റ്റോർ ബട്ടൺ ഉപയോഗിച്ച് restoreഉം ചെയ്യാം
ഇപ്പോൾ മറ്റ് പോർട്ട്ലെറ്റ്സ് മിനിമൈസ് ചെയ്തിട്ട് എഡിറ്ററിൽ ശ്രദ്ധിക്കാം
ഇവിടെ കാണുന്നത് പോലെ എക്ലിപ്സ് നമുക്ക് വേണ്ടി ചില കോഡ് സൃഷ്ടിച്ചിട്ടുണ്ട്
ഈ കോഡ് നമ്മൾ ക്ലാസ് സൃഷ്ടിച്ചപ്പോൾ കൊടുത്ത ഓപ്ഷന് അനുസരിച്ചാണ്
ഇവിടെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചേർക്കാം
ടൈപ്പ് ചെയ്യുക systemoutപ്രിന്റ്ലൻ പരാൻതീസിസിൽ ഡബിൾ quotesനുള്ളിൽ ഹെല്ലോ എക്ലിപ്സ്
സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം സെമിക്കോളൻ കൊടുക്കുക
ഫയൽ സേവ് ചെയ്യാനായി ഫൈൽ എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക
ഇതിനായി കണ്ട്രോൾ S ഷോർട്ട് കട്ട് ഉം ഉപയോഗിക്കാം
ഈ പ്രോഗ്രാം റൺ ചെയ്യാനായി editorൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റണ് എഎസ് എന്നിട്ട് ജാവ അപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുക
എന്തെങ്കിലും പ്രിന്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കൺസോൾ ഔട്ട്പുട്ട് കാണിക്കുന്നു
നമ്മുടെ കോഡിന് എന്തെങ്കിലും പ്രശനം ഉണ്ടെങ്കിൽ അത് പ്രോബ്ലെംസ് portletൽ കാണുന്നു
ഇങ്ങനെയാണ് eclipseൽ ഒരു പ്രോഗ്രാം എഴുതുകയും റൺ ചെയ്യുകയും ചെയ്യുന്നത്
ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് eclipseൽ ഒരു പ്രൊജക്റ്റും അതിൽ ഒരു classഉം സൃഷ്ടിക്കുന്നത് ജാവ സോർസ് കോഡ് eclipseൽ എഴുതി അത് റൺ ചെയ്യുന്നത്
ഒരു അസ്സിഗ്ന്മെന്റ് ഡിസ്പ്ലേ എന്ന പേരിൽ ഒരു പുതിയ പ്രൊജക്റ്റ് സൃഷ്ടിക്കുക
ഡിസ്പ്ലേ പ്രൊജക്റ്റിൽ വെൽക്കം എന്ന ഒരു ക്ലാസ് ചേർക്കുക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
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി